പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്ക്കാരം
പുതിയ വിഷയങ്ങളും പ്രചോദനം നൽകുന്ന പുതിയ ഉദാഹരണങ്ങളും പുതിയ സന്ദേശങ്ങളുമായി ഞാൻ വീണ്ടും മൻ കി ബാത്തിൽ വന്നിരിക്കുകയാണ്
ഇത്തവണ ഏറ്റവും കൂടുതൽ കത്തുകളും സന്ദേശങ്ങളും ഏതു വിഷയത്തിലാണ് വന്നതെന്നറിയാമോ ചരിത്രം വർത്തമാനം ഭാവി മൂന്നിനേയും ബന്ധിപ്പിക്കുന്നതാണ് ഈ വിഷയം
നമ്മുടെ നാടിനു കിട്ടിയ പുതിയ പ്രധാനമന്ത്രി മ്യൂസിയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്
ഈ കഴിഞ്ഞ ഏപ്രിൽ 14 ന് ബാബ സാഹേബ് അംബേദ്ക്കറിന്റെ ജയന്തിക്കാണ് രാജ്യത്തിലെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി മ്യൂസിയം തുറന്നു നൽകിയത്
ഗുരുഗ്രാമിൽ താമസിക്കുന്ന ശ്രീമാൻ സാർത്ഥക് കിട്ടിയ ആദ്യത്തെ അവസരത്തിൽ തന്നെ മ്യൂസിയം സന്ദർശിച്ചു
അത് വളരെ രസകരമാണെന്ന് നമോ ആപ്പിൽ എനിക്ക് സന്ദേശവും അയച്ചു
അദ്ദേഹം എനിക്ക് എഴുതി അദ്ദേഹം വർഷങ്ങളായി വാർത്താ ചാനലുകൾ കാണുന്നു
പത്രം വായിക്കുന്നു
സാമൂഹ്യമാധ്യമങ്ങളിലും സജീവമാണ്
അതുകൊണ്ട് പൊതുവിജ്ഞാനത്തിൽ താൻ മിടുക്കനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ
പക്ഷേ പ്രധാനമന്ത്രി മ്യൂസിയം കണ്ടപ്പോഴാണ് നമ്മുടെ നാടിനെയും നാടിനു നേതൃത്വം നൽകിയവരെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ തനിക്കറിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്
തന്റെ ജിജ്ഞാസ വളർത്തുന്ന പല കാര്യങ്ങളും അവിടെ കണ്ടതിനെപ്പറ്റി അദ്ദേഹം എഴുതി
ഉദാഹരണത്തിന് ലാൽ ബഹാദൂർ ശാസ്ത്രിജിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യാഗൃഹത്തിൽ നിന്ന് സമ്മാനമായി ലഭിച്ച ചർക്ക കണ്ട് സാർത്ഥകിന് വളരെ സന്തോഷം തോന്നിയത്രെ
അദ്ദേഹം അവിടെ ശാസ്ത്രിജിയുടെ പാസ്ബുക്കും കണ്ടു
അതിൽ അദ്ദേഹത്തിന് എത്ര ചെറിയ സമ്പാദ്യമാണ് ഉണ്ടായിരുന്നത് എന്നും കണ്ടു
മൊറാർജി ദേശായിജി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കും മുൻപ് ഗുജറാത്തിൽ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന വിവരവും അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസിൽ വളരെ നീണ്ട കരിയർ അദ്ദേഹത്തിനുണ്ടായിരുന്ന വിവരവും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് സാർത്ഥക് എഴുതി
ജന്മിവ്യവസ്ഥ ഉന്മൂലനം ചെയ്യുന്നതിൽ ചൌധരി ചരൺ സിംഹിജിയുടെ സംഭാവനയെക്കുറിച്ചും തനിക്കറിയില്ലായിരുന്നുവെന്ന് സാർത്ഥക് പറയുന്നു
മാത്രമല്ല ഭൂപരിഷ്ക്കരണ വിഷയത്തിൽ പി വി നരസിംഹറാവുജിക്ക് ഉണ്ടായിരുന്ന താല്പര്യത്തെ പറ്റിയും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു
ചന്ദ്രശേഖർജി നാലായിരത്തിലധികം കിലോമീറ്റർ കാൽനടയായി ഭാരതപര്യടനം നടത്തിയിട്ടുണ്ടെന്ന വിവരവും ഈ മ്യൂസിയം സന്ദർശിച്ചതിനു ശേഷമാണ് മനസ്സിലായതെന്ന് അദ്ദേഹം പറയുന്നു
അതുപോലെ തന്നെ അടൽജി ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോഴും തനിക്ക് വളരെ അഭിമാനം തോന്നിയെന്നും അദ്ദേഹം പറയുന്നു
ഇതിനുപുറമെ മഹാത്മാഗാന്ധി സർദാർ പട്ടേൽ ഡോ
അംബേദ്കർ ജയപ്രകാശ് നാരായൺ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നിവരെ പറ്റിയും വളരെ രസകരമായ ഒരുപാട് അറിവുകൾ സാർത്ഥകിന് മ്യൂസിയം സന്ദർശിച്ചപ്പോൾ ലഭിച്ചു
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ സംഭാവനകളെപ്പറ്റി ഓർമ്മിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവത്തേക്കാൾ നല്ല അവസരം വേറെയുണ്ടോ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവം ഒരു ജനകീയ വിപ്ലവമായി രൂപാന്തരപ്പെടുന്നതിൽ നമുക്ക് അഭിമാനിക്കാം
ചരിത്രത്തിൽ ആളുകളുടെ താല്പര്യം വർദ്ധിച്ചുവരുന്നു
ആയതിനാൽ പ്രധാനമന്ത്രി മ്യൂസിയം യുവാക്കളുടെയും ആകർഷണകേന്ദ്രമാകുന്നു
രാജ്യത്തിന്റെ വിലമതിക്കാനാകാത്ത പൈതൃകവുമായി അവരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ മ്യൂസിയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളോട് കുറച്ചു ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ പൊതുവിജ്ഞാനം അളക്കാൻ എനിക്ക് തോന്നുന്നു
യുവസുഹൃത്തുക്കളേ നിങ്ങൾ തയ്യാറാണോ പേനയും പേപ്പറും കൈയിലെടുത്തോ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ നമോ ആപ്പിലോ സോഷ്യൽ മീഡിയയിൽ മ്യൂസിയം ക്വിസ് ലോ നിർബ്ബന്ധമായും ഷെയർ ചെയ്യുക
നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
അങ്ങനെയാകുമ്പോൾ രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് മ്യൂസിയങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കും
രാജ്യത്തിലെ ഏതു പട്ടണത്തിലാണ് കഴിഞ്ഞ 45 വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേയുടെ പൈതൃകത്തെ കണ്ടറിയുവാനുള്ള അവസരം നൽകുന്ന റെയിൽ മ്യൂസിയം എന്ന് അറിയാമോ ഞാൻ ഒരു സൂചന തരാം
അവിടെ നിങ്ങൾക്ക് ഫെയറി ക്യൂൻ സലൂൺ ഓഫ് പ്രിൻസ് ഓഫ് വെയ്ൽസ് മുതൽ ഫയർലെസ് സ്റ്റീം ലോക്കോമോട്ടീവ് വരെ കാണാൻ കഴിയും
മുംബൈയിൽ ഏതു മ്യൂസിയത്തിലാണ് കറൻസിയുടെ പരിണാമത്തെ വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുക എന്നറിയാമോ അവിടെ ക്രിസ്തുവിന് മുൻപ് ആറാം നൂറ്റാണ്ടിലെ നാണയങ്ങൾക്കാപ്പം ഇമണിയും ഉണ്ട്
മൂന്നാമത്തെ ചോദ്യം വിരാസത് ഏ വാൽസ എന്ന മ്യൂസിയവുമായി ബന്ധപ്പെട്ടതാണ്
ഈ മ്യൂസിയം പഞ്ചാബിലെ ഏതു പട്ടണത്തിലാണെന്നറിയാമോ പട്ടം പറത്തുന്നതിൽ നിങ്ങൾക്കെല്ലാം നല്ല താല്പര്യം ഉണ്ടാകുമല്ലോ
അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്
രാജ്യത്തിലെ ഒരേയൊരു കൈറ്റ് മ്യൂസിയം എവിടെയാണെന്നറിയാമോ ഞാൻ ഒരു സൂചന നൽകാം
അവിടെയുള്ള ഏറ്റവും വലിയ പട്ടത്തിന്റെ വലിപ്പം 22 ക്സ് 16 ഫീറ്റ് ആണ്
ഓർമ്മ വന്നോ ഇല്ലെങ്കിൽ ഒരുകാര്യം കൂടി പറയാം
ഇത് ഏതു പട്ടണത്തിലാണോ ആ പട്ടണവുമായി ബാപ്പുജിക്ക് പ്രത്യേക ബന്ധമുണ്ട്
ചെറുപ്പത്തിൽ സ്റ്റാമ്പ് ശേഖരിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്
എന്നാൽ ഭാരതത്തിൽ തപാൽ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട നാഷണൽ മ്യൂസിയം എവിടെയാണ് എന്നറിയാമോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഗുൽശൻ മഹൽ എന്ന കെട്ടിടത്തിൽ ഏതു മ്യൂസിയമാണുള്ളത് ഈ മ്യൂസിയം കണ്ടാൽ നിങ്ങൾക്ക് സിനിമാ സംവിധായകനാകാം ക്യാമറ എഡിറ്റിംഗ് മുതലായവയെ പറ്റിയുള്ള സൂക്ഷ്മമായ അറിവ് ലഭിക്കും
പോട്ടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന്റെ പൈതൃകത്തെ ആഘോഷിക്കുന്ന മ്യൂസിയത്തെ പറ്റി നിങ്ങൾക്കു അറിയാമോ ഈ മ്യൂസിയത്തിൽ മിനിയേച്ചർ പെയിന്റിംഗ്സ് ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ് ശില്പങ്ങൾ എന്നിവ ധാരാളമായുണ്ട്
ഈ മ്യൂസിയം അതിന്റെ അതുല്യമായ പ്രദർശനത്തിന് പേരുകേട്ടതാണ്
സുഹൃത്തുക്കളേ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും
പുതിയ തലമുറയുടെ ജിജ്ഞാസ വർദ്ധിക്കട്ടെ
ഇവയെപ്പറ്റി കൂടുതൽ പഠിക്കട്ടെ ഇതൊക്കെ പോയി കാണട്ടെ എന്നു കരുതിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്
മ്യൂസിയത്തിന്റെ മഹത്വം കാരണം ഒരുപാട് ആളുകൾ സ്വയം മുന്നോട്ട് വന്ന് മ്യൂസിയത്തിനായി ദാനം നൽകുന്നുണ്ട്
വളരെയധികം ആളുകൾ അവരുടെ പുരാതന ശേഖരം മ്യൂസിയത്തിന് ദാനം ചെയ്യുന്നുണ്ട്
അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ സമൂഹവുമായി പങ്കുവെയ്ക്കുകയാണ്
ഭാരതത്തിലും ഇപ്പോൾ ഇതിനായി ആളുകൾ മുൻപോട്ടു വരുന്നുണ്ട്
ഇത്തരം പ്രയത്നങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു
ഇന്ന് മാറുന്ന സമയത്തിനനുസരിച്ചും കോവിഡ് പ്രോട്ടോകോൾ കാരണവും മ്യൂസിയങ്ങളിൽ പുതിയ രീതികൾ സ്വീകരിക്കുന്നതിൽ ഊന്നൽ നൽകുന്നു
മ്യൂസിയങ്ങളിൽ ഡിജിറ്റലൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു
മെയ് 18 ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായി ആഘോഷിക്കുവാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ
ഇതുമായി ബന്ധപ്പെട്ട് എന്റെ യുവമിത്രങ്ങൾക്കായി എനിക്ക് ഒരു ആശയമുണ്ട്
വരുന്ന അവധിക്കാലത്ത് നിങ്ങൾ സുഹൃത്തുക്കളുമായി ഏതെങ്കിലും പ്രാദേശിക മ്യൂസിയം സന്ദർശിക്കുക
നിങ്ങളുടെ അനുഭവം മ്യൂസിയം മെമ്മറീസ് ൽ പങ്കുവെയ്ക്കുക
മ്യൂസിയത്തെ പറ്റി മറ്റുള്ളവരുടെ മനസ്സിൽ ജിജ്ഞാസ ജനിപ്പിക്കുവാൻ ഇതു സഹായിക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതരം പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ടാകും
അവ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ടാകും
സുഹൃത്തുക്കളേ ഈയിടെ വളരെ വ്യത്യസ്തവും വിചിത്രവുമായ ഒരു പ്രതിജ്ഞയെപ്പറ്റി അറിയുവാൻ കഴിഞ്ഞു
ഇത് മൻ കി ബാത്ത് ശ്രോതാക്കളുമായി പങ്കിടാം എന്നു കരുതുന്നു
സുഹൃത്തുക്കളേ തന്റെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരാൾ ദിവസം മുഴുവൻ പട്ടണത്തിൽ കറങ്ങി നടക്കുമ്പോഴും ഒരു പൈസയുടെ പോലും കൊടുക്കൽ വാങ്ങൽ കാഷ് ആയി നടത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്താൽ ഇതൊരു രസകരമായ പ്രതിജ്ഞയല്ലേ
ദില്ലിയിലെ രണ്ടു പെൺമക്കൾ സാഗരികയും പ്രേക്ഷയും ഇത്തരത്തിൽ ഒരു ക്യാഷ്ലെസ് ഡേ ഔട്ട് എന്ന പരീക്ഷണം നടത്തി
ദില്ലിയിൽ എല്ലായിടത്തു പോയപ്പോഴും അവർക്കു ഡിജിറ്റൽ പേയ്മെന്റിന്റെ സൌകര്യം ലഭിച്ചു
യു പി ഐ ക്യൂ ആർ കോഡ് കാരണം അവർക്കു പണം പിൻവലിക്കേണ്ടി വന്നതേയില്ല
തട്ടുകടകളിൽ പോലും അവർക്കു ഓൺലൈൻ ട്രാൻസാക്ഷന്റെ സൌകര്യം ലഭിച്ചു
സുഹൃത്തുക്കളേ ഡൽഹിയെന്ന മെട്രോ സിറ്റി ആയതിനാലാണ് ഇത്തരം സൌകര്യങ്ങൾ ലഭിച്ചത് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് ശരിയല്ല
യു പി ഐയുടെ പ്രചാരം ദില്ലി പോലുള്ള വലിയ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല
ഗാസിയാബാദിലെ ആനന്ദിത ത്രിപാഠിയുടെ ഒരു സന്ദേശം എനിക്ക് ലഭിച്ചു
ആനന്ദിത കഴിഞ്ഞയാഴ്ച തന്റെ ഭർത്താവിനൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുവാൻ പോയി
അവർ അസം മുതൽ മേഘാലയ വരെയും പിന്നെ അരുണാചൽപ്രദേശിലെ തവാംഗ് വരെയുമുള്ള യാത്രയുടെ അനുഭവം എന്നോട് പങ്കുവെച്ചു
വളരെയധികം ദിവസങ്ങളെടുത്ത വിദൂര പ്രദേശങ്ങളിലെ ഈ യാത്രയിൽ ഒരിക്കൽ പോലും അവർക്ക് ക്യാഷ് പിൻവലിക്കേണ്ടി വന്നില്ല എന്നറിയുമ്പോൾ നിങ്ങൾക്കും അത്ഭുതം തോന്നും
കുറച്ചു വർഷങ്ങൾക്കു മുൻപു വരെ എവിടെയൊക്കെയാണോ ഇന്റർനെറ്റിന്റെ നല്ല സൌകര്യം ഇല്ലാതിരുന്നത് അവിടെയൊക്കെ ഇപ്പോൾ യു പി ഐ പേയ്മെന്റിന്റെ സൌകര്യം ലഭ്യമാണ്
സാഗരികയുടെയും പ്രേക്ഷയുടെയും ആനന്ദിതയുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും ക്യാഷ്ലെസ് ഡേ ഔട്ട് തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ എന്നു പറയുവാനാണ്
സുഹൃത്തുക്കളേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭീം യു പി ഐ വളരെ വേഗത്തിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെയും നമ്മുടെ ശീലങ്ങളുടെയും ഭാഗമായിക്കഴിഞ്ഞിരിക്കുന്നു
ഇപ്പോൾ ചെറുപട്ടണങ്ങളിലും മിക്ക ഗ്രാമങ്ങളിലും ആളുകൾ യു പി ഐയിലൂടെ കൊടുക്കൽവാങ്ങൽ നടത്തുന്നു
ഡിജിറ്റൽ ഇക്കോണമി വഴി രാജ്യത്ത് ഒരു പ്രത്യേക സംസ്കാരം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്
ഡിജിറ്റൽ പേയ്മെന്റ് വന്നതോടുകൂടി ഇടവഴികളിലെ ചെറു കടകൾക്കു പോലും കൂടുതൽ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ എളുപ്പത്തിൽ കഴിയുന്നു
അവർക്കിപ്പോൾ ചില്ലറ കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടില്ല
നിങ്ങളും നിത്യജീവിതത്തിൽ യു പി ഐയുടെ സൌകര്യം അനുഭവിക്കുന്നുണ്ടാകും
ഇപ്പോൾ എവിടെ പോയാലും കാശ് കൊണ്ടുനടക്കുന്നതിന്റെ ബാങ്കിൽ പോകേണ്ടതിന്റെ എ ടി എം അന്വേഷിച്ചു നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല
മൊബൈൽ ഫോണിലൂടെ എല്ലാവിധ പേയ്മെന്റും സാധ്യമാകുന്നു
ഇത്തരം ചെറിയ ഓൺലൈൻ പേയ്മെന്റ് വഴി രാജ്യത്ത് എത്ര വലിയ ഡിജിറ്റൽ ഇക്കോണമിയാണ് തയ്യാറാകുന്നത് എന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തിൽ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു
കഴിഞ്ഞ മാർച്ചിൽ യു പി ഐ ട്രാൻസാക്ഷൻസ് ഏകദേശം 10 ലക്ഷം കോടി രൂപയിൽ എത്തി
ഇതുകൊണ്ട് രാജ്യത്ത് സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നു
സത്യസന്ധതയുടെ അന്തരീക്ഷവും ഉണ്ടാകുന്നു
ഇപ്പോൾ രാജ്യത്ത് ഫിൻടെക്കുമായി ബന്ധപ്പെട്ട് പല പുതിയ സ്റ്റാർട്ടപ്പുകളും ഉയർന്നുവരുന്നുണ്ട്
നിങ്ങൾക്കും ഡിജിറ്റൽ പേയ്മെന്റും സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവ പങ്കുവെയ്ക്കുക
ഇത് മറ്റു പലർക്കും പ്രേരണയാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ടെക്നോളജിയുടെ ശക്തി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിയ്ക്കുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു
ടെക്നോളജി മറ്റൊരു വലിയ കാര്യം കൂടി ചെയ്തു
നമ്മുടെ ദിവ്യാംഗ സുഹൃത്തുക്കളുടെ അസാമാന്യ കഴിവുകളുടെ നേട്ടം രാജ്യത്തിനും ലോകത്തിനു തന്നെയും നലകി
നമ്മുടെ ദിവ്യാംഗ സഹോദരങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ടോക്കിയോ പാരലിമ്പിക്സിൽ കണ്ടു
കളിയിൽ എന്നപോലെതന്നെ കല വിദ്യാഭ്യാസം മറ്റു പല മേഖലകളിലും നമ്മുടെ ദിവ്യാംഗ സുഹൃത്തുക്കൾ മികച്ച പ്രകടനം കാഴ്ച വെയ്ക്കുന്നു
സാങ്കേതികവിദ്യയുടെ ശക്തി കൂടി ലഭിക്കുമ്പോൾ ഇവർ വളരെ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നത് കാണാം
ആയതിനാൽ നമ്മുടെ രാജ്യം ദിവ്യാംഗ സുഹൃത്തുക്കൾക്ക് ആവശ്യമായ വിഭവങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും സുലഭമാക്കുവാൻ നിരന്തരം പ്രയത്നിക്കുന്നു
ഇതിന് പ്രചോദനം നൽകുന്ന പല കാര്യങ്ങളും രാജ്യത്തെ പല സ്റ്റാർട്ടപ്പുകളും മറ്റു സംഘടനകളും ചെയ്തുവരുന്നു
അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് വോയ്സ് ഓഫ് സ്പെഷ്യലി ഏബിൾഡ് പീപ്പിൾ
ഈ സ്ഥാപനം അസിസ്റ്റീവ് ടെക്നോളജി എന്ന മേഖലയിൽ പുതിയ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു
ദിവ്യാംഗ കലാകാരന്മാരുടെ കഴിവുകൾ ലോകമെമ്പാടും എത്തിക്കുവാനുള്ള നൂതന ശ്രമം നടത്തുന്നു
വോയ്സ് ഓഫ് സ്പെഷ്യലി ഏബിൾഡ് പീപ്പിൾ എന്ന സംഘടന ദിവ്യാംഗരായ കലാകാരന്മാരുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഡിജിറ്റൽ ആർട്ട് ഗാലറി തയ്യാറാക്കി
നമ്മുടെ ദിവ്യാംഗ സുഹൃത്തുക്കൾ പ്രതിഭാധനന്മാരാണ്
അവരുടെ അസാധാരണമായ കഴിവുകളുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ആർട്ട് ഗ്യാലറി
ദിവ്യാംഗ സുഹൃത്തുക്കൾ ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടുന്നു അവയെ തരണം ചെയ്ത് ജീവിതത്തിൽ അവർ എവിടം വരെ എത്തുന്നു എന്നൊക്കെ അവരുടെ പെയിന്റിങ്ങുകളിലൂടെ വെളിവാകുന്നു
നിങ്ങൾക്കും ഏതെങ്കിലും ദിവ്യാംഗ സുഹൃത്തുക്കളെ അറിയാമെങ്കിൽ അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്താൽ അവ ലോകത്തിനു മുന്നിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം
ദിവ്യാംഗരായ കൂട്ടുകാർക്കും ഇത്തരം ശ്രമങ്ങളിൽ പങ്കാളികളാകാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ചൂട് വളരെ വേഗം വർദ്ധിക്കുന്നു
ഇത് വെള്ളം സംരംക്ഷിക്കുന്നതിനുള്ള നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു
നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ ഒരുപക്ഷേ ആവശ്യത്തിനു വെള്ളം നിങ്ങൾക്കു ലഭിക്കുന്നുണ്ടാകും
പക്ഷേ നിങ്ങൾ ജലദൌർലഭ്യം അനുഭവിക്കുന്ന കോടിക്കണക്കിന് ആളുകളെയും ഓർക്കണം
അവർക്ക് ജലത്തിന്റെ ഓരോ തുള്ളിയും അമൃതിനു സമമാണ്
സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവം കൊണ്ടാടുമ്പോൾ രാജ്യം ഏതൊക്കെ പ്രതിജ്ഞകളും ആയിട്ടാണോ മുന്നേറുന്നത് അവയിലൊന്നാണ് ജലസംരക്ഷണം
അമൃതമഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഓരോ ജില്ലയിലും 75 അമൃതസരോവരം ഉണ്ടാക്കും
ഇതെത്ര വലിയ യജ്ഞമാണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാവുന്നതാണ്
നിങ്ങളുടെ സ്വന്തം പട്ടണത്തിൽ 75 അമൃതസരോവരം ഉണ്ടാക്കുന്ന ദിനം വിദൂരമല്ല
നിങ്ങൾ ഏവരും പ്രത്യേകിച്ച് യുവാക്കൾ ഈ യജ്ഞത്തെപ്പറ്റി അറിയണമെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു
നിങ്ങളുടെ പ്രദേശത്ത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ചരിത്രമോ സ്വാതന്ത്ര്യസമരസേനാനിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളോ ഉണ്ടെങ്കിൽ അവയെ അമൃതസരോവരവുമായി ബന്ധിപ്പിക്കാവുന്നതാണ്
അമൃതസരോവരത്തിന്റെ പ്രതിജ്ഞ എടുത്തതിനുശേഷം പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
എനിക്ക് യു പിയിലെ രാംപുർ ഗ്രാമപഞ്ചായത്തിലെ പാർവത്ത്യാരെ കുറിച്ചുള്ള വിവരം ലഭിച്ചു
അവിടെ ഗ്രാമസഭയുടെ ഭൂമിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു
എന്നാൽ അത് അഴുക്കിന്റെയും ചപ്പുചവറിന്റെയും കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരുന്നു
കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ വളരെ പരിശ്രമിച്ച് ആ പ്രദേശത്തുള്ള ആളുകളുടെയും സ്കൂൾ കുട്ടികളുടെയും സഹായത്തോടെ ആ കുളത്തിന്റെ രൂപം തന്നെ മാറി
ഇപ്പോൾ ആ കുളത്തിന്റെ തീരത്ത് റീട്ടെയ്നിംഗ് വാൾ ചുറ്റുമതിൽ ഫുഡ്കോർട്ട് ഫൌണ്ടൻ ദീപാലങ്കാരം എന്നുവേണ്ട എന്തൊക്കെ ഏർപ്പാടുകളാണുള്ളത്
ഈ യജ്ഞത്തിൽ പങ്കുചേർന്ന രാംപുരിലെ പാർവത്ത്യാർക്കും ഗ്രാമപഞ്ചായത്തിനും അവിടത്തെ കുട്ടികൾക്കും എന്റെ ആശംസകൾ
സുഹൃത്തുക്കളെ വെള്ളത്തിന്റെ ലഭ്യതയും കുറവും ഒരു രാജ്യത്തിന്റെ പുരോഗതിയെയും മുന്നോട്ടുള്ള പോക്കിനെയും നിർണ്ണയിക്കുന്നു
ഞാൻ മൻ കി ബാത്തിൽ ശുചിത്വം പോലുള്ള വിഷയത്തോടൊപ്പം പലതവണ ജലസംരക്ഷണത്തെ കുറിച്ചും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ
നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വളരെ സ്പഷ്ടമായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു
പാനീയം പരമം ലോകേ ജീവാനാം ജീവനം സമൃതം അതായത് ലോകത്ത് ജലമാണ് ഒരു ജീവിയുടെ ജീവന്റെ ആധാരം
മാത്രമല്ല ഏറ്റവും വലിയ വിഭവശേഷിയും ജലം തന്നെയാണ്
അതുകൊണ്ടു തന്നെയാണ് നമ്മുടെ പൂർവ്വികർ ജലസംരക്ഷണത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയത്
ഓരോ സ്ഥലത്തും വെള്ളം കരുതലോടു കൂടി ഉപയോഗിക്കുന്നതും കുളങ്ങൾ തടാകങ്ങൾ മുതലായവ ഉണ്ടാക്കുന്നതും മനുഷ്യന്റെ സാമൂഹ്യമായ ആദ്ധ്യാത്മികമായ കർത്തവ്യമായി വേദങ്ങൾ മുതൽ പുരാണങ്ങൾ വരെ ഉദ്ഘോഷിക്കുന്നു
രാമായണത്തിൽ വാല്മീകി മഹർഷി ജലസ്രോതസ്സുകളെ കൂട്ടിയോജിപ്പിക്കുന്നതിലും ജലസംരക്ഷണത്തിലും പ്രത്യേക ഊന്നൽ നൽകുന്നു
അതുപോലെ സിന്ധു സരസ്വതി ഹാരപ്പ സംസ്കാരത്തിൽ ജലവുമായി ബന്ധപ്പെട്ട് എത്ര വികസിതമായ എഞ്ചിനീയറിംഗാണ് നിലനിന്നിരുന്നതെന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കുമല്ലോ പുരാതനകാലത്ത് ധാരാളം നഗരങ്ങളിലെ ജലസ്രോതസ്സുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു
അക്കാലത്ത് ജനസംഖ്യ അത്രയധികം ഉണ്ടായിരുന്നില്ല
പ്രകൃതിദത്തമായ വിഭവങ്ങൾക്ക് യാതൊരു കുറവും ഇല്ലായിരുന്നു
ഒരുവിധത്തിൽ പറഞ്ഞാൽ വളരെ വിപുലമായ അവസ്ഥ
എന്നിട്ടും ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ജാഗ്രത അക്കാലത്തുണ്ടായിരുന്നു
എന്നാൽ ഇന്ന് സ്ഥിതി വിപരീതമാണ്
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തുള്ള പഴയ കുളങ്ങളേയും കിണറുകളേയും തടാകങ്ങളെയും കുറിച്ച് അറിവ് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
അമൃതസരോവര യജ്ഞത്തിലൂടെ ജലസംരക്ഷണത്തോടൊപ്പം നിങ്ങളുടെ പ്രദേശത്തെ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും
ഇതിലൂടെ നഗരങ്ങളും തെരുവുകളും പ്രാദേശിക പര്യടന കേന്ദ്രങ്ങളും വികസിക്കും
ജനങ്ങൾക്ക് ചുറ്റിനടക്കാനുള്ള ഒരിടവും ലഭിക്കും
സുഹൃത്തുക്കളേ ജലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയത്നങ്ങളും നമ്മുടെ നാളെയുമായി ബന്ധപ്പെട്ടു കിടക്കുകയാണ്
ഇത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്
ഇതിനുവേണ്ടി നൂറ്റാണ്ടുകളായി ഓരോ സമൂഹവും പല പല പ്രയത്നങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായി കാണാം
റാൻ ഓഫ് കച്ചിലെ മാൽധാരി എന്ന ജനസമൂഹം ജലസംരക്ഷണത്തിനായി വൃദാസ് എന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്
ഈ രീതിയിൽ ആദ്യം ചെറിയ കിണറുകൾ ഉണ്ടാക്കുന്നു
പിന്നെ അവയെ സംരക്ഷിക്കാനായി ചുറ്റും ചെടികളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നു
ഇതുപോലെ തന്നെ മദ്ധ്യപ്രദേശിലെ ഭീൽ ജനവിഭാഗം ഹൽമയെ അതായത് തങ്ങളുടെ ഐതിഹാസികമായ പാരമ്പര്യത്തെ ജലസംരക്ഷണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു
ഈ ജനസമൂഹം തങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഒരു സ്ഥലത്ത് ഒത്തുചേരുന്നു
ഹൽമ പാരമ്പര്യത്തിൽ നിന്നു കിട്ടിയ നിർദ്ദേശപ്രകാരം ഈ മണ്ഡലങ്ങളിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തുലോം കുറഞ്ഞിട്ടുള്ളതായി കാണാം
മാത്രല്ല ഭൂഗർഭജലത്തിന്റെ തോത് ഉയരുന്നുമുണ്ട്
സുഹൃത്തുക്കളേ ഇങ്ങനെയുള്ള കർത്തവ്യമനോഭാവം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ ജലവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നുള്ള വെല്ലുവിളികൾക്ക് പരിഹാരം ഉണ്ടാകും
വരുവിൻ സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതമഹോത്സവത്തിൽ നമുക്ക് ജലസംരക്ഷണത്തിനായി ജീവന്റെ സംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുക്കാം
നാം ഓരോ തുള്ളി ജലവും സംരക്ഷിക്കും ഓരോ ജീവനും രക്ഷിക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചു ദിവസം മുൻപ് ഞാൻ നമ്മുടെ യാവാക്കളായ സുഹൃത്തുക്കളോട് വിദ്യാർത്ഥികളോട് പരീക്ഷാ പേ ചർച്ച അതായത് പരീക്ഷയെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ
ആ ചർച്ചയിൽ തനിക്ക് പരീക്ഷയിൽ കണക്കിനെ പേടിയാണെന്ന് ഒരു വിദ്യാർത്ഥി പറഞ്ഞു
ഇതുപോലുള്ള കാര്യങ്ങൾ പല വിദ്യാർത്ഥികളും സന്ദേശങ്ങളിലൂടെ എന്നെ അറിയിച്ചിരുന്നു
ആസമയത്ത് ഗണിതം അതായത് മാത്തമറ്റിക്സിനെ കുറിച്ച് ഇപ്രാവശ്യം ഞാൻ മൻ കി ബാത്തിൽ ചർച്ച ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു
സുഹൃത്തുക്കളേ നമ്മൾ ഭാരതീയർ തികച്ചും സ്വാഭാവികമായി മാത്രം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഗണിതം
ഗണിതത്തിൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങളും സംഭാവനകളും നൽകിയത് ഭാരതീയരാണ്
പൂജ്യം അതായത് സീറോ കണ്ടെത്തിയതും അതിന്റെ മഹത്വത്തെ കുറിച്ചും നിങ്ങൾ ധാരാളം കേട്ടിരിക്കും
ഒരുപക്ഷേ സീറോ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഇത്രയും വലിയ ഒരു ശാസ്ത്രപുരോഗതി നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു
കാൽക്കുലസ് മുതൽ കമ്പ്യൂട്ടർ വരെയുള്ള നമ്മുടെ ശാസ്ത്രീയമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും സീറോയെ ആധാരമാക്കിയുള്ളതാണ്
ഭാരതത്തിലെ ഗണിതജ്ഞന്മാരും വിദ്വാന്മാരും എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് എന്നു നോക്കൂ
യത് കിഞ്ചിത് വസ്തു തത് സർവ്വം
ഗണിതേന ബിനാ നഹി
അതായത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം ഗണിതത്തെ ആധാരമാക്കിയുള്ളതാണ്
ശാസ്ത്രപഠനത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും
ശാസ്ത്രത്തിന്റെ ഓരോ തത്വവും ഒരു ഗണിത സമവാക്യത്തിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും
ന്യൂട്ടന്റെ നിയമങ്ങളാകട്ടെ ഐൻസ്റ്റീന്റെ പ്രസിദ്ധമായ സമവാക്യമാകട്ടെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രവും ഒരു ഗണിതം തന്നെയാണ്
പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ഫോർമുല അതായത് തിയറി ഓഫ് എവരിതിംഗിനെ കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്നു
ഗണിതത്തിന്റെ സഹായത്താൽ ശാസ്ത്രത്തെ മനസ്സിലാക്കൽ എന്ന ഇത്രയും വിശാലമായ സങ്കല്പം നമ്മുടെ ഋഷിമാർ നടത്തിക്കഴിഞ്ഞിരുന്നു
നമ്മൾ പൂജ്യം കണ്ടുപിടിച്ചു
അതോടൊപ്പം അനന്തം അതായത് ഇൻഫിനിറ്റ് സ്പഷ്ടമാക്കി
സാധാരണ സംസാരഭാഷയിൽ നമ്മൾ സംഖ്യകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മില്യൺ ബില്യൺ ട്രില്യൺ വരെ പറയാറുണ്ട് ചിന്തിക്കാറുണ്ട്
എന്നാൽ വേദങ്ങളിലും ഭാരതീയ ഗണിതത്തിലും ഈ എണ്ണൽ വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു
നമ്മുടെ നാട്ടിൽ വളരെ പഴയ ഒരു ശ്ലോകം പ്രചാരത്തിലുണ്ട്
അത് ഇങ്ങനെയാണ്
ഏകം ദശം ശതം ചൈവ സഹസ്രം അയുതം തഥാ
ലക്ഷം ച നിയുതം ചൈവ കോടിഃ അർബുദം ഏവ ച
വൃന്ദം ഖർവോ നിഖർവഃ ച ശംഖഃ പദ്മംഃ ച സാഗരഃ
അന്ത്യം മദ്ധ്യം പരാർദ്ധഃ ച ദശ വൃദ്ധ്യാ യഥാക്രമം
ഈ ശ്ലോകത്തിൽ സംഖ്യകളുടെ ക്രമത്തെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്
അതായത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത്ലക്ഷം പിന്നെ കോടി
ഈ സംഖ്യകൾ ശംഖം പദ്മം പിന്നെ സാഗരം വരെ മുമ്പോട്ട് പോകുന്നു
ഒരു സാഗരം എന്നാൽ പത്ത് ഘാതം അൻപത്തിയേഴ്
ഇതുമാത്രമല്ല ഇനി മുൻപോട്ട് ഓഘ് മഹോഘ് പോലുള്ള സംഖ്യകളും ഉണ്ട്
ഒരു മഹോഘ് പത്ത് ഘാതം അറുപത്തിരണ്ടിന് തുല്യം
അതായത് ഒന്നിനു ശേഷം 62 പൂജ്യം
നമുക്ക് ഇത്രവലിയ സംഖ്യകളെ കുറിച്ചു മനസ്സിൽ സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്
എന്നാൽ ഭാരതീയ ഗണിതത്തിൽ ഇവ ആയിരക്കണക്കിനു വർഷം മുൻപേ പ്രയോഗിച്ചു വരുന്നുണ്ട്
കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് ഇന്റെൽ കമ്പനിയുടെ സി ഇ ഒ എന്നെ സന്ദർശിച്ചിരുന്നു
അദ്ദേഹം എനിക്ക് ഒരു പെയിന്റിംഗ് തന്നു
അതിൽ വാമനാവതാരത്തിലൂടെ ഗണന അഥവാ അളവിന്റെ ഒരു ഭാരതീയ പദ്ധതിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്
ഇന്റെൽ നെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കാണും
കമ്പ്യൂട്ടറിന്റെ ഭാഷയിലെ ബൈനറി സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും
എന്നാൽ നമ്മുടെ നാട്ടിൽ പിംഗളാചാര്യനെ പോലുള്ള ഋഷിമാർ ഉണ്ടായിരുന്നു
അദ്ദേഹം ബൈനറിയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ അതുപോലെ ആര്യഭട്ടൻ മുതൽ രാമാനുജൻ വരെയുള്ള ഗണിതജ്ഞർ ഗണിതത്തിൽ എത്രയെത്ര സിദ്ധാന്തങ്ങളാണ് ആവിഷ്ക്കരിച്ചത്
സുഹൃത്തുക്കളേ ഭാരതീയരായ നമുക്ക് ഗണിതം ഒരിക്കലും ഒരു പ്രയാസമേറിയ വിഷയമല്ല
അതിന്റെ ഏറ്റവും മഹത്തായ കാരണം നമ്മുടെ വേദഗണിതം തന്നെയാണ്
ആധുനിക യുഗത്തിൽ വേദഗണിതത്തിന്റെ കീർത്തി ശ്രീ ഭാരതി കൃഷ്ണ തീർത്ഥ മഹാരാജിന് അവകാശപ്പെട്ടതാണ്
അദ്ദേഹം കണക്കുകൂട്ടലിന്റെ പഴയ രീതികളെ പുനരുദ്ധരിച്ചു
അതിന് വേദഗണിതം എന്ന് പേരിട്ടു
നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള കണക്കുകൾ പോലും കണ്ണടച്ചു തുറക്കുന്നതിനു മുൻപ് മനസ്സിൽ ചെയ്യാൻ കഴിയും എന്നതാണ് വേദഗണിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത
ഈയിടെ സാമൂഹ്യമാധ്യമങ്ങളിൽ വേദഗണിതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ധാരാളം യുവാക്കളുടെ വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ
സുഹൃത്തുക്കളേ ഇന്നത്തെ മൻ കി ബാത്തിൽ വേദഗണിതം പഠിപ്പിക്കുന്ന ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്
കൊൽക്കത്തയിലെ ശ്രീ ഗൌരവ് ടേകരിവാൾ
അദ്ദേഹം കഴിഞ്ഞ രണ്ട്രണ്ടര ദശകങ്ങളായി വേദിക് മാത്തമാറ്റിക്സ് എന്ന പ്രസ്ഥാനത്തെ വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി മുൻപോട്ട് കൊണ്ടുപോവുകയാണ്
വരൂ നമുക്ക് അദ്ദേഹത്തോട് അല്പം സംസാരിക്കാം
ശ്രീ ഗൌരവ് നമസ്തേ
നമസ്തേ സർ
താങ്കൾ വേദിക് മാത്സിൽ അഭിരുചിയുള്ള ആളാണെന്നും അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നതായും ഞാൻ കേട്ടു
ഞാൻ ആദ്യം താങ്കളുടെ വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു
അതിനുശേഷം ഈ വിഷയത്തിൽ താങ്കൾക്ക് താല്പര്യം എങ്ങനെയുണ്ടായി എന്നതും എന്നോട് പറയുമല്ലോ അല്ലേ
സർ ഞാൻ 20 വർഷം മുൻപ് ബിസിനസ്സ് സ്കൂളിലേക്ക് അപേക്ഷിച്ചപ്പോൾ കാട്ട് എന്ന മത്സര പരീക്ഷ എഴുതേണ്ടി വന്നു
അതിൽ ഗണിതത്തിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു
അവ വളരെ കുറച്ചു സമയം കൊണ്ട് ചെയ്യേണ്ടിയിരുന്നു
അപ്പോൾ എന്റെ അമ്മ എനിക്ക് വേദിക് മാത്സ് എന്ന് പേരുള്ള ഒരു പുസ്തകം വാങ്ങിത്തന്നു
ആ പുസ്തകം എഴുതിയത് ശ്രീ ഭാരതി കൃഷ്ണ തീർത്ഥ മഹാരാജ് ആയിരുന്നു
ഗണിതം ലളിതമായി വളരെ വേഗത്തിൽ ചെയ്യാവുന്ന പതിനാറ് സൂത്രങ്ങൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്
ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പ്രചോദനം ലഭിച്ചു
ഗണിതത്തിൽ എന്റെ അഭിരുചി ഉണർന്നു
ഈ വിഷയം ഭാരതത്തിന്റെ സംഭാവനയാണെന്നും ഇത് നമ്മുടെ പൈതൃക സ്വത്താണെന്നും ഇതിനെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ കഴിയും എന്നും എനിക്കു മനസ്സിലായി
അപ്പോൾ മുതൽ വേദഗണിതത്തെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുവാനുള്ള ഒരു ദൌത്യമായി ഇതിനെ ഞാൻ മാറ്റി
കണക്കിനോടുള്ള പേടി മിക്കവരേയും അലട്ടുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം
വേദഗണിതത്തേക്കാൾ എളുപ്പമായി മറ്റെന്തുണ്ട്
ഗൌരവ് നിങ്ങൾ എത്ര നാളായി ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു
ഇപ്പോൾ ഏകദേശം 20 വർഷമായി സർ
ഞാൻ ഇതിൽത്തന്നെ ലയിച്ചിരിക്കുകയാണ്
വേദഗണിതത്തെപ്പറ്റി അവബോധമുണ്ടാക്കാൻ താങ്കൾ എന്തൊക്കെ ചെയ്യുന്നു ജനങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത്
ഞങ്ങൾ സ്കൂളുകളിൽ പോകുന്നു
പിന്നെ ഓൺലൈനായും പഠിപ്പിക്കുന്നു
വെഡിക് മാത്സ് ഫോറം ഇന്ത്യ എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്
ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ 24 മണിക്കൂറും ഇന്റർനെറ്റിലൂടെ വേദഗണിതം പഠിപ്പിക്കുന്നുണ്ട് സർ
ഞാൻ തുടർച്ചയായി കുട്ടികളോട് സംവദിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും അതിനുള്ള അവസരങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു എന്നുമുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ
എക്സാം വാരിയറിലൂടെ ഞാൻ ഒരുവിധത്തിൽ പറഞ്ഞാൽ തികച്ചും അതിനെ ഇൻസ്റ്റിറ്റിയൂഷണലൈസ്ഡ് ചെയ്തിരിക്കുകയാണ്
കുട്ടികളോട് സംസാരിക്കുമ്പോഴെല്ലാം ഗണിതം എന്ന് കേട്ടാലുടനെ അവർ ഓടിയൊളിക്കുന്നു എന്നതാണ് എന്റെ അനുഭവം
അകാരണമായ ഈ ഭയം എങ്ങനെ ഇല്ലാതാക്കാം
അതിനുവേണ്ടിയാണ് എന്റെ ശ്രമം
പരമ്പരാഗതമായുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമുക്കുണ്ട്
ഗണിതത്തിന്റെ കാര്യത്തിൽ ഭാരതത്തിന് അതൊരു പുതുമയല്ല
ഇക്കാര്യത്തിൽ നമുക്ക് മഹത്തായ പാരമ്പര്യവുമുണ്ട്
അപ്പോൾ ഗണിതത്തോടുള്ള എക്സാം വാരിയേഴ്സിന്റെ ഭയം മാറ്റുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്
സർ ഇത് കുട്ടികൾക്ക് ഏറ്റവുമധികം ഉപയോഗപ്രദമാണ്
കാരണം പരീക്ഷാപ്പേടി കാരണം വീടുകളിൽ പൊല്ലാപ്പാണ്
പരീക്ഷയ്ക്കു വേണ്ടി കുട്ടികൾ ട്യൂഷന് പോകുന്നു
രക്ഷാകർത്താക്കൾ ബുദ്ധിമുട്ടുന്നു
അദ്ധ്യാപകർക്കും ബുദ്ധിമുട്ടാണ്
എന്നാൽ വേദിക് മാത്സ് എന്നു കേട്ടാൽ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു
സാധാരണ ഗണിതത്തെ അപേക്ഷിച്ച് വേദിക് മാത്സിന് ആയിരത്തിഅഞ്ഞൂറ് ശതമാനം വേഗത കൂടുതലാണ്
ഇതിലൂടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു
ബുദ്ധിയും വേഗത്തിൽ പ്രവർത്തിക്കുന്നു
നമ്മൾ വേദഗണിതത്തോടൊപ്പം യോഗയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്
കുട്ടികൾ മനസ്സുവെച്ചാൽ കണ്ണും പൂട്ടി അവർക്ക് വേദഗണിത പദ്ധതിയിലൂടെ കാൽക്കുലേഷൻ നടത്താം
അതുപോലെ ധ്യാനത്തിന്റെ നമ്മുടെ പാരമ്പര്യം അതിലും ഈ രീതിയിൽ ഗണിതം ചെയ്യുക എന്നത് ധ്യാനത്തിന്റെ ഒരു പ്രൈമറി കോഴ്സ് തന്നെയാണ്
ശരിയാണ് സർ
ഗൌരവ് താങ്കൾ ഒരു ദൌത്യം എന്ന രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു
ഇത് വളരെ നല്ലതു തന്നെ
താങ്കളുടെ അമ്മ ഒരു ഗുരുവിന്റെ രൂപത്തിൽ താങ്കളെ ഈ മാർഗ്ഗത്തിലൂടെ നയിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായി
ഇന്ന് താങ്കൾ ലക്ഷക്കണക്കിന് കുട്ടികളെ ആ മാർഗ്ഗത്തിലൂടെ മുൻപോട്ട് നയിക്കുന്നു
താങ്കൾക്ക് എന്റെ ആയിരമായിരം ശുഭാശംസകൾ
നന്ദി സർ
ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു സർ
താങ്കൾ വേദ്ക് മാത്സിന് പ്രാധാന്യം കൊടുത്തു
എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തു
ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സർ
നമസ്കാരം
നമസ്തേ സർ
സുഹൃത്തുക്കളേ ശ്രീ ഗൌരവ് വേദഗണിതം ഉപയോഗിച്ച് ഗണിതത്തിലെ ബുദ്ധിമുട്ടിനെ മാറ്റി എങ്ങനെ പഠനം രസകരമാക്കാം എന്ന് നല്ലരീതിയിൽ നമുക്ക് പറഞ്ഞുതന്നു
ഇതുമാത്രമല്ല വേദിക് മാത്സിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ സയന്റിഫിക് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ കഴിയും
എല്ലാ മാതാപിതാക്കളും തീർച്ചയായും അവരുടെ കുട്ടികളെ വേദിക് മാത്സ് പഠിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ഇതിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും
അവരുടെ തലച്ചോറിന്റെ അനലറ്റിക്കൽ പവർ അതായത് വിവേചനബുദ്ധി വർദ്ധിക്കും
ഗണിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും ചെറിയ ഭയം ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായും ഇല്ലാതാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്നത്തെ മൻകി ബാത്തിൽ മ്യൂസിയം മുതൽ ഗണിതം വരെയുള്ള ധാരാളം അറിവ് വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു
ഈ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മൻ കി ബാത്തിന്റെ ഭാഗമായത്
ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമോ ആപ്പിലൂടെയും മൈ ഗോവ് പോർട്ടലിലൂടെയും അയച്ചു കൊണ്ടിരിക്കുക
വരും ദിവസങ്ങളിൽ രാജ്യത്ത് ഈദ് ഉത്സവവും വരികയാണ്
മെയ് 3 ന് അക്ഷയതൃതീയയാണ്
അന്ന് ഭഗവാൻ പരശുരാമ ജയന്തിയും നമ്മൾ ആഘോഷിക്കും
കുറച്ചുകഴിഞ്ഞാൽ വൈശാഖ ബുദ്ധ പൂർണ്ണിമ മഹോത്സവം വരും
ഇവയെല്ലാം സംയമനത്തിന്റേയും പവിത്രതയുടെയും ദാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ആഘോഷങ്ങളാണ്
നിങ്ങൾക്കെല്ലാം ഞാൻ മുൻകൂറായി ശുഭാശംസകൾ നേരുന്നു
ഈ ആഘോഷങ്ങളെല്ലാം വളരെ വളരെ ഉല്ലാസത്തോടും സൌഹാർദ്ദത്തോടും കൂടി ആഘോഷിക്കണം
ഇവക്കിടയിലും നിങ്ങൾ കൊറോണയെ കുറിച്ച് ജാഗരൂകരായിരിക്കണം
മാസ്ക് ധരിക്കുക നിശ്ചിത ഇടവേളകളിൽ കൈകൾ കഴുകുക സ്വരക്ഷയ്ക്ക് ആവശ്യമായ മാർഗ്ഗങ്ങൾ കൃത്യമായി പാലിക്കുക
അടുത്ത തവണ മൻ കി ബാത്തിൽ വീണ്ടും കാണാം
നിങ്ങൾ അയച്ച ചില പുതിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം
ഇപ്പോൾ വിടവാങ്ങുന്നു
ആയിരമായിരം നന്ദി